ഉപയോഗിച്ച് ഒരു കോട്ട നിർമിച്ചു. അലക്സാഡ്രിയൻ കാലഘട്ടത്തിൽ കണക്കാക്കപ്പെട്ടിരുന്ന ലോകാത്ഭുതങ്ങളാണ് ഇത്. അത്ഭുതങ്ങള്‍. ഗിസയിലെ pyramid. അത് സ്ഥിതി ചെയ്യുന്നത് പ്രാചീന ഈജിപ്റ്റിൽ നൈൽ നദിയുടെ കരയിലാണ്. നിര്‍മ്മിക്കപ്പെട്ട കാലഘട്ടം അത് BC ഇരുപത്തിയാറാം നൂറ്റാണ്ടിലാണ് ഗിസയിലെ pyramid നിര്‍മ്മിച്ചത്. ഇനി അതിന്‍റെ ചരിത്രം നോക്കുകയാണെങ്കില്‍ ഈജിപ്റ്റിലെ

പ്രത്യേകതകള്‍. അഞ്ചേ point അഞ്ച് hecter സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന നൂറ്റി നാപ്പത്തിയാറ് point meter ഉയരമുള്ള pyramid താങ്ങുന്ന പൂന്തോട്ടം. അത് ലോകാത്ഭുതങ്ങളിലെ രണ്ടാമത്തേത്. അത് സ്ഥിതി ചെയ്യുന്നത് ബാബിലോണിയയിലാണ്. നിര്‍മ്മിക്കപ്പെട്ട കാലം BC ആറെ അറുപത്

രണ്ടാമന് ചക്രവർത്തിപ്രതിമയുടെ സമസ് സ്മരണാ സന്തം നിർമ്മിച്ചത് BC ഒന്നാം നൂറ്റാണ്ടിലാണ് ഒരു ഭൂകമ്പത്തില് ഇത് നശിച്ചു പോയത്. അതിന്‍റെ പ്രത്യേകത ഇരുപത്തിരണ്ട് meter വരെ ഉയരത്തിലെത്തുന്ന വിവിധ തട്ടുകളായി ക്രമീകരിയ്ക്കപ്പെട്ടിരുന്ന പൂന്തോട്ടം അന്തരീക്ഷത്തിലാണ് തൂങ്ങി നിന്നിരുന്നത് പ്രതീതി ജനിപ്പിച്ചു. ഇനി മുന്നാമത്തെ ലോകാത്ഭുതമായ സിയൂസിന്‍റെ പ്രതിമ പ്രാചീന ഗ്രീസിലെ ഒളിമ്പിയ അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് നിര്‍മ്മിക്കപ്പെട്ട കാലം നാനൂറ്റി അറുപത്തിയാറ് BC നാനൂറ്റി അയ്‌മ്പത്തിയാറ് BC നാനൂറ്റി മുപ്പത്തി അഞ്ച് BC പ്രതിമ ചരിത്രം ഫിദിയാസ് എന്ന ഗ്രീക്ക് ശില്പി നിർമ്മിച്ച സീയൂസ് ദേവന്‍റെ പ്രതിമ AD അഞ്ചാം നൂറ്റാണ്ടിലെ ഭൂകമ്പത്തിൽ നശിച്ചു എന്ന് വിശ്വസിയ്ക്കുന്നു അതിന്‍റെ പ്രത്യേകതകള്‍. പന്ത്രണ്ടേ point ഒന്നേ ഒമ്പത് meter നീളമുള്ള marble പ്രതിമയുടെ ഒരു കൈയിൽ വിജയദണ്ഡും മറു കൈയിൽ മറു കൈയിൽ

എഫീസസ്സിലെ ഡയാനാക്ഷേത്രം. പ്രാചീന ഗ്രീസിലെ ലിഡിയ അവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് നിര്‍മ്മിക്കപ്പെട്ട കാലഘട്ടം അഞ്ഞൂറ്റി അമ്പത് BC യിലാണ് ചരിത്രം. ലിഡിയയിലെ ക്രോസസ്സ് രാജാവ് നിർമ്മിച്ച ഡയാന ക്ഷേത്രം BC മുന്നൂറ്റി അയ്മ്പത്തി ആറ് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം അലക്സാണ്ടർ ചക്രവർത്തി പുനരുദ്ധരിച്ച AD നാനൂറ്റി അമ്പതില്‍ ഗോത്ത് വർഗ്ഗക്കാർ തീ വച്ചു നശിപ്പിച്ചു. അതിന്‍റെ പ്രത്യേകതകള്‍. പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് meter നീളവും, നാപ്പത്തി ഒമ്പതേ point ഒമ്പതേ എട്ട് meter വീതിയും ഉണ്ടായിരുന്നു. നമസ്കാരം എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാൻ ഉള്ളത് യുവതലമുറയും social media യും തമ്മിലുള്ളബന്ധം എന്താണ് പക്ഷേ നമുക്ക് ആദ്യം കാണാം നേരം തോന്നും social media യുവതലമുറയും നല്ല ബന്ധം ഉണ്ട് അതു നമ്മുടെ ജീവിതത്തിനേക്ക്ഉപകരിക്കും പിള്ളേരെ നല്ല ഗുണം കിട്ടും പിള്ളേർക്ക് അവർക്ക് ജീവിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ പിള്ളേർക്ക് പുതിയ കൂട്ടുകാരോട് മിണ്ടാൻ കിട്ടും അവർക്ക് അങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല അവർക്ക് phone ഉപയോഗിച്ചാൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ അവർക്ക് പഠിക്കാനും പറ്റും അതോടൊപ്പം തന്നെ അവർക്ക് ആഗ്രഹിക്കാൻ പറ്റണതെല്ലാം ചെയ്യാം ആഗ്രഹമില്ലാത്തത് എല്ലാം ചെയ്യാം പറ്റും പക്ഷേ നമ്മൾ ഇങ്ങനെ നല്ല കാര്യം മാത്രം നോക്കിയാൽ നടക്കൂല പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് social media ഉള്ളത് ചീത്ത കാര്യം വളരെ ചീത്ത കാരണം ഒരു ഒരു പഠനം നമുക്ക് പറയണേ എന്താണ് പതിമൂന്നാം വയസ്സിനുള്ളിൽ തന്നെ ഓരോ കൊച്ചുങ്ങളും അശ്ലീലമായ പടങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള വളരെ ദുഃഖകരമായ ഒരു പഠനമാണ് നമുക്ക് കിട്ടിയത് അത് അതിന് ഏറ്റവും വലിയ കാരണം social media തന്നെയാണ് നമ്മളിങ്ങനെ ഈ യുവതലമുറ social media നോക്കി നിൽക്കുകയാണ്അന്നേരം അവർ ഒരു വെറുതെ അവർക്ക് കുറെ link കൾ കിട്ടും ആ link ൽ അവർ click ചെയ്യാൻ നേരം തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത പല സാധനത്തിലോട്ടും പോകും ഇതനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും നമ്മള് ഇപ്പോഴും ആലോചിക്കും പിള്ളേർക്ക് ഉപയോഗിക്കാനറിഞ്ഞപ്പോരേ ഇങ്ങന phone നൊന്നും പ്രശ്‍നം വരൂല ഒന്നിനും പ്രശ്‍നം വരൂലന്ന് പക്ഷേ അത് മാത്രമല്ല ഇങ്ങനെ നമ്മുടെ ഈ instagram അതേപോലെത്തെയുള്ള social media ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി തന്നെ അവർ കുറെ researchers നെ കുറെ പഠനത്തിൻ്റെയും കുറെ professor മാരെ അവർ നിർത്തിയിട്ടുണ്ട് ആ ആ professor മാരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ phone ൽ ഇങ്ങനെ addict ആയി നിർത്തണം നമ്മൾ ഈ phone മാത്രം തന്നെ നോക്കിയിരിക്കും നമ്മൾ ഈ നിർജ്ജീവമായിട്ടുള്ള ഈ നീല screen ൽ നോക്കി നമ്മുടെ ജീവിതം കളയണമെന്നാണ് അവര് പറയുന്നത് പക്ഷേ എന്നോട് ചോദിച്ചാൽ social media നല്ലതാണ്ഞാൻ പറയും അത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം ഒരെണ്ണം എന്താണ് അത് അവരുടെ business നും അവർ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഒരെണ്ണം അവരുടെ സമയം കളയാനും അവരുടെ കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു business നും ഉന്നമനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ phone ൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം influvencers അവർ അവരുടെ കൊറേ video പറയുന്നു കുറെ കാര്യങ്ങൾ പറയുന്നു നമ്മ അപ്പ ചിന്തിക്കുന്നു അവർ വെറുതെ ഇടുന്നതാണെന്ന് പക്ഷേ അവർക്ക് കൂടി നല്ല പൈസ കിട്ടുന്നുണ്ട് ഒരു post ൽ കൂടി തന്നെ അവർക്ക് ഒന്നു രണ്ടു ലക്ഷം ത്തോളം രൂപ അവർക്ക് വെറുതെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ വെറുതെ ഇരുന്ന് video കാണൂ നമുക്കെന്തു കിട്ടുന്നുണ്ട് നമ്മുടെ സമയം പോകും ഒരു ഗുണവുമില്ല നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല നമ്മുടെ വിലപ്പെട്ട മായ സമയം നമ്മളീ വെറുതെ ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു നമ്മൾ കളയുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കാ നേരം നമ്മുടെ പുതിയ ആലോചന നമ്മുടെ മനസ്സിനെ നമ്മുടെ emotional ആയിട്ടുള്ള നമ്മുടെ മാനുഷിക പരിഗണനയെക്കുറിച്ചൊക്കെ ഇവർ പറയാൻ നേരം നമ്മൾ ഓരോ ഈ phone ലാണ് എല്ലാ സത്യമുള്ളതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമുക്ക് നോക്കിയാൽ കാണാം ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞെന്ന് പറയണത് അന്നേരം എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ maths പൊട്ടി എന്നാണ് മിക്ക instgram reels ഉം ഓരോന്നും പറയുന്നു പക്ഷേ ശരിക്കും നമ്മൾ അവൻറെ അയാളുടെ ജീവിതത്തിലോട്ട് ഒഴുകി ചെന്നാൽ നമുക്ക് മനസ്സിലാകും അയാൾ maths കൊണ്ടാണ് അയാളുടെ പുതിയ ഏറ്റവും അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അടിത്തറവായ ഒരു പടിയായ ജനറലായി പറഞ്ഞ topic കൾ ഉണ്ടാക്കിയത് പക്ഷേ ഈ social media യിൽ കൂടി പ്രചരിച്ച് പ്രചരിച്ച ആൽബർട്ട് ഐൻസ്റ്റിൻ maths നു പൊട്ടി maths ന് പൊട്ടൻ ആണ് അങ്ങനെ നിങ്ങ maths പഠിക്കേണ്ട കാര്യമില്ല maths എന്തോ ഒരു ഗുണമില്ലന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സത്യത്തിൽ maths കൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ ഉപകാരമുള്ളത് പക്ഷേ ഞാൻ ഇതൊക്കെ കൂടി social media യെക്കുറിച്ചു social media യിൽ പലതും പറയണത് ഉണ്ടാക്കുന്നവരുടെ തൃപ്തിക്കുംഅവർക്ക് അവരുടെ ഗുണത്തിനു വേണ്ടിയാണ് നമ്മുടെ ഗുണത്തിനു വേണ്ടിയല്ല ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനത്ത് ഉള്ളവരെ മാത്രം ഉണ്ടെന്നല്ല കുറെ നല്ല ആൾക്കാർ ഉണ്ടാവും നമ്മുടെ ഉന്നമനത്തിനു വേണ്ടി അങ്ങനത്തെ കുറെ site കൾ ഉണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ social media കാണാൻ നേരം നമുക്ക് ഇപ്പോ നമ്മുടെ phone ലുള്ള ഏറ്റവും വലിയ ഉപകാരം എന്നു പറയുന്നത് നമുക്ക് എന്തു സാദനം ഉണ്ടെങ്കിലും നമുക്ക് വെറുതെ phone ൽ നോക്കിയാൽ എല്ലാം നമ്മുടെ മുമ്പിൽ വരും

ഓരോ ദിവസം കഴിയുമ്പഴ് പുതിയ പുതിയ information പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഗുണവും ഉണ്ടാകാറില്ല കാരണം മനുഷ്യൻമാർ അതിനെ computer എന്ന് പറയുന്നത് എങ്ങനെയാ ഒരു പുതിയ information ഉണ്ടാവുന്നു പഠിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ ഉണ്ടായിട്ടാണ് computer അവർ അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ നമ്മളാണെ ഇങ്ങനെ വെറുതെ information മാത്രം വരുത്തുന്നുള്ളൂ നമ്മളൊന്നും ചെയ്യുന്നില്ല

gas പോലും വെക്കാൻ അറിയാൻ പാടില്ല കാരണം അവർ തന്നെ അത് youtube നോക്കി ചെയ്യണതാ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ surroundings പോലും നോക്കില്ല നമ്മുടെ പരിസരം എങ്ങനെയിരിക്കുന്നുന്നു പോലും നമുക്കറിയാം ഇപ്പോഴത്തെ പിള്ളേരോട് ഈ അടുത്തുള്ള കട ഏതാ ഇവിടുത്തെ പ്രസിഡൻറ് ആരാണെന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റില്ല കാരണം എന്താ social media അവർക്ക് പുറത്തിറങ്ങണമെന്ന് പോലുമില്ല അതേപോലെതന്നെ ലോക പഠനം വേറെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ളവർ അമിതവണ്ണവും obese ഉം sugar റും ഒക്കെ sugar ഒക്കെ കൂടുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൂടുന്നതും കാണാം അതോടൊപ്പം തന്നെ depression വന്ന് ആത്മഹത്യ കുറെ പേരുടെ എണ്ണം ഇപ്പോ കൂടിയിരിക്കുകയാണ് terrorist കൊല്ലുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാവുന്നത് depression വഴിയാണെന്ന് ആണ് പുതിയ പഠനം നമ്മെ കാണിക്കുന്നത് ഇതിനെല്ലാം കാരണമെന്താണ്

ചിലർക്ക് ഉണ്ടാവും പക്ഷേ അത് ആവശ്യമുള്ളവർക്ക് മാത്രം നമുക്ക് അതിൻറെ ഒരു ആവശ്യവുമില്ല നമുക്കെന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഗുണവുമില്ല നമുക്ക് നേരം നമ്മുടെ ഒരു മനുഷ്യനെന്ന് പറയുന്നത് നമ്മുടെ evolution ഒക്കെ വന്നു കഴിയാൻ നേരത്ത് നമുക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ വളർന്നുവന്നത് ഓരോ കാര്യം പഠിച്ച് അതിങ്ങനെ ചെയ്തും പഠിച്ചും ആണ് പക്ഷേ ഇന്നത്തേക്ക് കൂടി നമ്മള് ചെയ്യൽ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോയി നമ്മളെല്ലാം കാണൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഉപഭോക്തവായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധനം വാങ്ങുന്നതിൽ മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ ഉപഭോക്താവ് നമ്മൾ ആരുടെ ഉപഭോക്താവാണ് instagram ൻ്റെയും അതേപോലെയുള്ള site കളുടെയും നമുക്ക് തോന്നും അവർ free ആയിട്ട് തരുന്ന നമ്മുടെ നമ്മുടെ ഗുണത്തിനാണ് പക്ഷേ അത് ശരിക്കും നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ടിയാ നമ്മുടെ ഉന്നമതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ പൈസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് അതെല്ലാം ചെയ്യാം നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്തതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം പോലെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ phone നോക്കി ഇരിക്കണ പന്ത്രണ്ട് minit പത്ത് മണിക്ക് ഞാൻ പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നു എന്നിട്ട് ഞാൻഒൻപത് അൻപത്തഞ്ച് ആയി അപ്പോ ഞാൻ വിചാരിച്ചു ആ പത്ത് മണിക്ക് നമുക്ക് പഠിക്കാം വിചാരിച്ചു അങ്ങനെ ഞാൻ ഒൻപത് അൻപത്തഞ്ച് ആയി ഒരു മിനിറ്റ് reels കണ്ട് രണ്ടു മിനിറ്റ് reels കണ്ടപ്പോൾ ഒമ്പത് അൻപത്തി ഏഴ് ആയി മൂന്നിൻ്റെ ഉള്ളിൽ പോവാൻ വിചാരിച്ചു പിന്നെ ഞാൻ reels കണ്ട് പെട്ടെന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ തന്നെ പതിനൊന്ന് മണിയായി കാരണം നമ്മ ഈ ഇവരിവരുടെ പഠനവും അവരവരുടെ algoritham വും കാരണം നമുക്ക് നമ്മുടെ സമയം പോലും നോക്കാനുള്ള സമയമില്ല നമ്മൾ നമ്മുടെ ജീവിതം ഈ social media ൻ്റെ മുന്നിൽ കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കളയുകയാണ് ഇങ്ങനെ ജീവിക്കുന്നോട്ടെ എന്തേലും ഗുണമുണ്ടോ പണ്ടത്തുള്ള കാരെ യുദ്ധം ചെയ്തു എല്ലാം ചെയ്താണ് ജീവിച്ചത് നമ്മൾ ഇങ്ങനെ വെറുതെ social media കൂടി like ന് വേണ്ടി ഓരോ post ഇടുന്നുഅതിനുവേണ്ടി കുറെ കോപ്രായം കാണിക്കുന്നു dance കാണിക്കുന്നു ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അടുത്ത് എന്ന് പറയുന്ന നേരം നമ്മൾ നമ്മുടെ social media യിൽ കൂടി നോക്കാൻ നേരം നമ്മളിങ്ങനെ വെറുതെ camera എടുക്കാം അടുത്തകാര്യം പറയുന്നതെന്താണെന്ന ഒരു function എന്തേലും പരിപാടിക്ക് പോണേല് പണ്ടെങ്ങാനേരുന്നു ആൾക്കാരോട് മിണ്ടുക എന്തൊക്കെയാണെന്ന് പക്ഷേ ഇന്നത്തുള്ള ആള്ക്കാര് എങ്ങനേണ് പിള്ളേരെങ്ങനെണ് പിള്ളേര് ഏതേലും പരിപാടിക്ക് പോയ ഉടനെ snapchat ചെയ്യും snap ഇടുക അവർക്ക് ആ എന്താന്നുപോലും അറിയാൻപാടില്ല ഇന്നത്തെയുള്ള തലമുറ അങ്ങനെയാണ് അവർക്ക് അവരുടെ കുടുംബക്കാരുടെ പേരുപോലും അറിയാൻ പാടില്ല അതെല്ലാം social meadia യിൽക്കൂടെയാണ് തലച്ചോറ് ഡെവലപ്പാകാൻ നമ്മക്ക് സമ്മതിക്കൂല കാരണം നമ്മള് തലച്ചോറ് ഡെവലപ്പാണേൽ ആലോചിക്കും നമ്മള് വെറുതെ ഇൻഫർമേഷൻ മാത്രം എടുത്തിട്ട് കാര്യമില്ല ആ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നടക്കുന്നു എന്ന് ആലോചിക്കണം എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കണം അന്നാൽ മാത്രേ നമുക്ക് അതിനെകുറിച്ച് ഒരു ഗുണമുണ്ടാകൂ പക്ഷേ ഇന്നത്തെ തലമുറയെക്കുറിച്ചു പറയേണെങ്കിൽ അവർ അങ്ങനത്തെ കാര്യം ചെയ്യുമെന്നു എനിക്ക് തോന്നുന്നില്ല അവർ വെറുതെ ഇങ്ങനെ phone നോക്കിയിരിക്കുക ചോറുകഴിക്കുക വീട്ടിപോവാ ഇന്നത്തെള്ളോർക്കൊരു ലോകം മാറ്റിമറിക്കണം എന്തേലും ചെയ്യാനൊന്നും എനിക്ക് തോന്നണില്ല കാരണം ഞാൻ തന്നെയാണ് ഈ phone ണിൽ നോക്കിയിരിക്കന്നേരം ഞാൻ വിചാരിക്കും ഈ phone ലാണ് എല്ലാമുള്ളെന്നു phone ണാണ് ഈ ജീവിതം phone ക്കൂടെ നോക്കിയാല് നമുക്ക് എല്ലാം നടക്കുവോള് പക്ഷേ സത്യത്തിൽ ഈ phone നോക്കിയില്ലേൽ നമുക് ഇതിൻ്റെ ആവശ്യമുണ്ടെന്നു നമ്മള് അറിയുവോ ഇല്ല കാരണം phone നമുക്ക് ശെരിക്കലും ആവശ്യമില്ല ആവശ്യമുണ്ടെന്നു പറയാൻ നേരം ആൾക്കാരോട് communicate ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യമുള്ളു സംസാരിക്കാനും അവരോടു ഇടപഴകാനും വേണ്ടി മാത്രമേയുള്ളു നമുക്ക് phone സത്യത്തിൽ ആവശ്യം

പക്ഷേ ഇന്നത്തേയുള്ള ആൾക്കാരും ഇന്നത്തെ പിള്ളേരോടും കൂടി പറഞ്ഞാൽ അവർ എന്തേലും തമാശയാണേലും അവർ അവരുടെ കൂട്ടുകാരോട് ഇടപഴകണേലും അവർ നന്നാ അവർ സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിനെക്കുറിച്ചല്ല അവർ instagram മിൽ കാണുന്ന ഓരോ reels നെക്കുറിച്ചും അവർ കാണുന്ന post നെക്കുറിച്ചും അത്ഇടുന്ന ആൾക്കാരുടെ post നെക്കുറിച്ചും ആണ് ഇന്നത്തെ ആൾക്കാരോട് അമേരിക്കയിലെ പ്രെസിഡെന്റ് ആരാണ് ചോദിച്ച അവർക്ക് പറയാൻ പറ്റൂല പക്ഷേ ഏറ്റവും കൂടുതൽ follower ഉള്ള ആരാണ് ചോദിച്ച കയിലി ജെന്നർ ആണ് സെലീന ഗോമസ് ആണെന്നൊക്കെ ഇതൊക്കെ കാണുന്നത് നമ്മുടെ തലമുറയാണ് പക്ഷേ ഇങ്ങനത്തെ തലമുറയുടെ പ്രശനം എന്തന്നാൽ അടുത്ത നാലു മുതൽ കയിലി ജെന്നർ പോലത്തെ ആളുകളൊക്കെ USA ലൊക്കെ പ്രസിഡണ്ട് സ്ഥാനത്തേക്ക് അപേക്ഷിച്ചാൽ നമ്മുടെ ഈ പുതുതലമുറ നേരെ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഓരോ vote കൊടുക്കും അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് തന്നെ പറയാം നമ്മുടെ ജീവിതം തന്നെ അലമ്പായിപ്പോകും പക്ഷേ ഞാൻ ഇന്ന് പറയേണ എന്താന്നുപറഞ്ഞാൽ നമ്മ നമ്മുടെ phone ഉപയോഗിക്കൽ കുറയ്ക്ക നമ്മ നമ്മുടെ phone ഉപയോഗിക്കൽ കുറയ്ക്ക നമ്മ ഇ phone നോക്കി ജീവിതം കളയണെനക്കുറിച്ചു എനിക്ക് യാതൊരുവിധ നല്ല അഭിപ്രായവുമില്ല നമ്മ നമ്മളിങ്ങനെ ഇരിക്കുവാ നമ്മെ ഉപഭോക്താവായി കുറക്കുക നമ്മ നമ്മുടെ ജീവിതം തന്നെ നോക്കാൻ നോക്കുക phone ഉപയോഗിക്കാതെ കുറച്ചുനേരം വെറുതെ ഇരിക്കുക വെറുതെ ഇരുന്നെന്നു പറഞ്ഞു ലോകോന്നും ഇടിഞ്ഞു വീഴാൻ പോവുന്നില്ല phone ഉപയാഗം കുറക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് phone നമ്മുടെ ഉപകാരത്തിനുവേണ്ടി മാത്രം ഉപയോഗിക്കുക Hello നമസ്കാരം ഞാനിന്നു പറയാന്‍ പോകുന്നത് ചെറിയ ഒരു യാത്രയെ കുറിച്ചിട്ടാണ്. കുറച്ചു വര്‍ഷത്തിനു മുമ്പ് ഒരു നാല് വര്‍ഷത്തിനു മുമ്പ് ഞാനൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാന്‍ പോകുന്നത്. അപ്പൊ ഞങ്ങള് മൈസൂരിലോട്ടാണ് പോയിരുന്നത്. ഞാനും, family യും, അതുപോലെതന്നെ friends ഉം family യും എല്ലാം ഉണ്ടായിരുന്നു. നമ്മള്‍ എല്ലാവരും യാത്രയെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങള് വരെ യാത്രയെ ഇഷ്ടപ്പെടുന്നവര്‍ ആയിരിക്കാം. അങ്ങനെ ഞങ്ങള് മൈസൂരിലോട്ട് പോകുന്ന ആ ദിവസം ഞങ്ങള് ഏകദേശം ഒരു നാലുമണി ആയപ്പോഴാണ് വീട്ടിന്ന് ഇറങ്ങിയിട്ടുണ്ടയിരുന്നത്. പുലര്‍ച്ചെ നാലുമണിയായപ്പോഴാണ്

അങ്ങനെ ഞങ്ങള് പോയ്‌ക്കൊണ്ടിരിക്കെ നിലമ്പൂര്‍ തേക്ക് museum, അതുപോലെ തന്നെ കൊച്ചുകൊച്ചു park കളും gardens ഉം എല്ലാം സന്ദര്‍ശിച്ചതിനു ശേഷം മൈസൂർ കാട് എല്ലാം കഴിഞ്ഞു ങ്ങള് മൈസൂരിലെത്തി. ഒരു പക്ഷേ കാട്ടിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഏർ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. നമ്മള് കാണാത്ത ഒരുപാട് ജീവജാലങ്ങള്‍ ഞങ്ങള് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു.

അവിടെ അതിനു തൊട്ടടുത്തായിട്ട് ഞങ്ങള് മുറി വാടകയ്ക്ക് എടുത്ത് അവിടെ ഞങ്ങള് അപ്പൊ കുളിച്ചു fresh ആയി food എല്ലാം കഴിച്ച് അഹ് luggage ഉം സംഭവങ്ങളുമൊക്കെ അവിടെ വച്ചതിനു ശേഷം ഞങ്ങള്‍ അങ്ങനെ പൊറത്തെറങ്ങി നേരെ പോയത് വൃന്ദാവന്‍ garden ലോട്ടാണ്. ആ സമയത്ത് അവിടെ കാണാന്‍ നല്ല ഭംഗിയായിരുന്നു. full light ഉം അതുപോലെ തന്നെ ചെടികളും, വെള്ളച്ചാട്ടവും ഒക്കെയായിട്ട്‌ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന്. അതാണ് ഞങ്ങള്‍ ആദ്യം തന്നെ വൃന്ദാവന്‍ garden ലോട്ട് പോകാനുള്ള കാരണം. ഏകദേശം എല്ലാരും മൈസൂര്‍ പോകുന്ന സമയത്ത് വൃന്ദാവന്‍ garden ല് പോകാന്‍ തന്നെയാണ് ആഗ്രഹിക്കുക. കാരണം, നല്ല നല്ല കാഴ്ചകളും, നമുക്ക് ഒത്തിരി മനസിന്‌ ഒത്തിരി സന്തോഷവും, കുളിര്‍മ്മയും ഏകുന്ന ഒരുപാട് കാഴ്ചകള്‍ ആണ് അവിടെയുള്ളത്. ഞങ്ങളങ്ങനെ ഒരു രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങള് വൃന്ദാവന്‍ garden ല്‍ അന്നെ ഉണ്ടായിരുന്നു. പിന്നീടു food കഴിച്ചതും എല്ലാം അവിടെ നിന്നാണ്. രാത്രി ഒള്ള food കഴിച്ചതും എല്ലാം അവിടുന്നാണ്. അതുപോലെ തന്നെ അതിന്‍റെ തെരുവുകളില്‍ ഒരുപാട് food items ഉണ്ടായിരുന്നു. നമ്മള് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് food items ഉണ്ടായിരുന്നു. എല്ലാം taste ചെയ്ത് ഞാന് first time ആയിട്ട് പാനി പൂരി കഴിക്കുന്നത് അവിടുന്നാണ്. അങ്ങനെ എല്ലാം taste ചെയ്തതിനു ശേഷം ഞങ്ങള് മൊത്തത്തില് garden മൊത്തം കണ്ട് ഒരുപാട് കാഴ്ചകള്‍ എല്ലാം കണ്ട് photo എടുക്കലും, എല്ലാമായിട്ട് ഞങ്ങള് അവിടെ അങ്ങനെ കൂടി. അവിടുന്ന് ഞങ്ങള് ഒരു പന്ത്രണ്ട് മണിയായപ്പോ ഞങ്ങള് ആഹ് ഞങ്ങള് വാടകയ്ക്ക് എടുത്ത മുറിയിലോട്ട് പോയി. അവിടെ വന്നതിനു ശേഷം വീണ്ടും നമ്മള് dress ഒക്കെ change ചെയ്ത് food ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങള് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മള് അങ്ങനെ കെടന്നുറങ്ങി. രാവിലെ

അങ്ങനെ എണ്ണീറ്റ് ഞങ്ങളെല്ലാം കുളിച്ച് fresh ആയി. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവര്ക്ക് food, കുറുക്കും ഒക്കെ കൊടുത്തതിനു ശേഷം ആറുമാസം പ്രായമായ കുട്ടികള്‍ വരെയുണ്ടായിരുന്നു. അപ്പം അവര്‍ക്ക് കുറുക്കെല്ലാം കൊടുത്തതിനു ശേഷം നമ്മള് രാവിലെ ചായേം കുടിച്ച് ഞങ്ങള്‍ അങ്ങനെ room vacate ചെയ്ത് അവിടുന്ന് തിരിച്ചു. പിന്നെ ഞങ്ങള് നേരെ പോയത് സുല്‍ത്താന്‍ കോട്ടയിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്നതിനു ശേഷം അവിടേം നമ്മള് ഒരു കാഴ്ചകള്‍ കണ്ടു. ടിപ്പു സുല്‍ത്താന്‍ കോട്ട ടിപ്പു ഉപയോഗിച്ചിരുന്ന വാളുകളും, വസ്ത്രങ്ങളും അതുപോലെ ടിപ്പു ഉപയോഗിച്ചിരുന്ന പേനകള് അങ്ങനെ എല്ലാം ഒരു പാട് സംഭവങ്ങള് ഒരു പാട് ചരിത്ര സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങള് ഞങ്ങള്‍ക്ക് അവിടെ കാണാന്‍ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ടതിനു ശേഷം ഞങ്ങളവടന്ന് വീണ്ടും യാത്ര തിരിച്ചു ഒരുപാട് നല്ല നല്ല കാഴ്ചകളും, ഓര്‍മ്മകളും ഒക്കെയായിരുന്നു ഞങ്ങടെ ആ അന്നത്തെ യാത്ര. പിന്നീട് ഞങ്ങള്‍ പോയത് മൈസൂര്‍ palace ലോട്ടാണ്. അവിടെ ഞങ്ങള്‍ എത്തിയപ്പോള്‍ ഒരു ഏകദേശം ഒരു മൂന്നുമണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. മൈസൂര്‍ palace എത്തുന്ന~ മൈസൂര്‍ palace ല്‍ എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മള് ഒരു കടയില് കയറി food ഒക്കെ കഴിച്ചു. നമുക്ക് അവിടത്തെ food ഒന്നും വല്ലാതെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് വീട്ടിന്ന് എറങ്ങുമ്പോ കൊറച്ച് ചപ്പാത്തിയും, അതുപോലെ തന്നെ കുറച്ചു food items ഉം ഒക്കെ കൈയില്‍ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മള് ഒന്നുരണ്ടു ദിവസം അതൊക്കെ വച്ച് adjust ചെയ്തു.

rice കൊണ്ടുണ്ടാക്കുന്ന food ഒന്നും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടയിരുന്നില്ല. അങ്ങനെ ഞങ്ങള് അഹ് മൈസൂര്‍ palace ലെത്തി. അവിടെത്തിയപ്പോള്‍ അവിടെ നല്ല തിരക്കായിരുന്നു. അഹ് vacation ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകള്‍ ഉണ്ടായിരുന്നു. ഞങ്ങളവിടേം കുറച്ചുസമയം വിശ്രമിച്ചതിനു ശേഷം palace മൊത്തം ചുറ്റിക്കണ്ടു. palace മൊത്തം കണ്ടതിനു ശേഷം ഇതുപോലതന്നെ അതുപോലെ തന്നെ ഞങ്ങള് photo എടുക്കലും ഞങ്ങടെ കൈയില് camera ഉണ്ടായിരുന്നു. അത് വച്ചു ഞങ്ങള് photo എടുക്കലും പിന്നെ അതുപോലെ തന്നെ അവിടെ camera ഉപയോഗിച്ചിട്ട് നമ്മള് photo എടുക്കാന്‍ വേണ്ടീട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മക്ക് guide വേണമെങ്കില്‍ guide നെ വിളിക്കാരുന്നു.

ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ശരിക്കും അത്ഭുതമായി പോകും. ഞാന്‍ മൈസൂര് പോകുന്നത് first time ആയിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ആ യാത്ര. അങ്ങനെ palace മൊത്തം ചുറ്റിക്കണ്ടതിനു ശേഷം ഞങ്ങള് വീണ്ടും അവിടുന്ന് ഇറങ്ങി. പിന്നീട് ഞങ്ങള് പോയത് ത്രിവേണി സംഗമത്തിലോട്ടാണ്. അപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ത്രിവേണി സംഗമത്തില്‍ പോയി നമ്മള് അന്നത്തെ ദിവസം അവിടെ room എടുത്തിട്ട് അവിടെ rest ചെയ്യുകയാണ് ചെയ്തത്. കാരണം കൊച്ചുമക്കളെയും കൊണ്ട് ഒരുപാട് ഏർ ദൂരം നടന്നതും, അങ്ങനെ ഒരുപാട് കാഴ്ചകള്‍ കണ്ടതൊക്കെ കാരണം കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടാരുന്നു. അതുകൊണ്ട് നമ്മള് ത്രിവേണി സംഗമത്തില്‍ എത്തി. അവിടുന്ന് നമ്മള് അവിടെ ഒരു room എടുത്തു നമ്മള് അവിടെ അന്നത്തെ ദിവസം അവിടെ താമസിച്ചു. പിറ്റേദിവസം രാവിലെ ഇതുപോലെ തന്നെ നമ്മളെല്ലാം കുളിച്ച് fresh ആയി food ഒക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങള് വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ ത്രിവേണി സംഗമം ഞങ്ങള് full ആയിട്ട് കണ്ടു ത്രിവേണി സംഗമത്തില് ഒള്ള അമ്പലം, അതുപോലെ തന്നെ ആ പൊഴയും, അവിടെയുള്ള ആ ഒരു fish കളും, അങ്ങനെ എല്ലാം ഞങ്ങള് മൊത്തത്തില് കണ്ടതിനു ശേഷം പിന്നെ നമ്മള് അവിടെത്തന്നെ കുതിരസവാരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുതിര സവാരി ഒക്കെ ചെയ്തു. പിന്നെ നമ്മള് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങള് ചെറുതായിട്ട് ഒക്കെ purchase ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ purchase ങ്ങെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മള് വീണ്ടും ത്രിവേണി സംഗമത്തില്‍ നിന്നും യാത്ര പോരല്ല ചെയ്തത്. നമ്മള് കുതിരസവാരി നടത്തി. first time ആയിട്ട് ഒരു കുതിരസവാരി നടത്തുന്നതിന്‍റെ ഒരു feeling ആ ഒരു പേടി നന്നായിട്ട് ഉണ്ടായിരുന്നു. എല്ലാവര്‍ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുതിരസവാരി നടത്തിയതിനു ശേഷം കുറച്ചു സമയം നമ്മള് അവിടെ spend ചെയ്ത് അതിനുശേഷം നമ്മള് അവിടുന്ന് പോന്നു. പിന്നീട് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് zoo വിലാണ്. Zoo വില് നമ്മള് ഏകദേശം ഒരു പത്ത് മണിയായപ്പോള്‍ zoom ലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ യാത്രയുടെ ഒരു മൂന്നാമാത്തെ ദിവസം ആയിട്ടുണ്ടായിരുന്നു ട്ടോ. രണ്ടു ദിവസം നമ്മള് അവിടെ മുറിയെടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് മൂന്നാമത്തെ ദിവസം ഞങ്ങള്‍ പോയി അഹ് എത്തിയിട്ടുള്ളത് ഇപ്പൊ zoom ലാണ്. Zoom മൈസൂര്‍ zoom എന്ന് പറയുന്നത് അത്രയും കാണാനുണ്ട് നമുക്ക്. ഒരുപാട് സമയം അന്നത്തെ ദിവസം full അവിടെ spend ചെയ്താലും രണ്ടു ദിവസം മൊത്തമായിട്ടും കണ്ടാലും കഴിയാത്ത ഒരു സ്ഥലാണ് മൈസൂര്‍ zoom എന്ന് പറയുന്നത്. അങ്ങനെ zoom ല് പ്രവേശിച്ചപ്പോ ഉള്ളിന്‍റെ ഉള്ളിലായിട്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം നമ്മള് first time ആയിട്ട് കാണുന്ന ഒരുപാട് ജീവജാലങ്ങള്‍ അവിടെയുണ്ടായിരുന്നു. എല്ലാം നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവങ്ങള് തന്നെയായിരുന്നു.

അങ്ങനെ zoom ല് കയറി. Zoom ല് food കഴിച്ചതിനു ശേഷം zoom ല് കയറി. Vacation ആയതുകൊണ്ട് തന്നെ അറിയുന്ന ഒന്നുരണ്ട് relatives നെ നമ്മള് അവിടുന്ന് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. എന്‍റെ relatives ആണ്. അങ്ങനെ നമ്മള് zoom ല് കയറി. Zoom ല് കയറിട്ട് ഒരുപാട് കാഴ്ചകള്‍ എന്ന് പറഞ്ഞാല്‍ നമുക്ക് ഒരിക്കലും എന്‍റെ life ല് ഒരിക്കലും മറക്കാന്‍ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ഈ ഒരു യാത്ര. അങ്ങനെ zoom ല് കയറി നമ്മള് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ജീവജാലങ്ങളെ ഞങ്ങളവിടെ കണ്ടു. ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാ ഒരുപാട് ഉണ്ടായിരുന്നു. നമുക്ക് സിംഹത്തെ ഒക്കെ കണ്ടാല്‍ തന്നെ നമുക്ക് ഭയങ്കര പേടി തോന്നും. അതുപോലെ തന്നെ പുലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും നമ്മളേക്കാള്‍ height ലും, അതുപോലെ തന്നെ അഹ് നമുക്ക് ഭയങ്കര പേടി തോന്നിക്കുന്ന സംഭവം തന്നെയായിരുന്നു.

അത് നമ്മള് പ്രത്യേക കാശ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട് ട്ടോ. അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാടു പേര് വണ്ടിയിലോക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. നടന്നു കാണാന്‍ പറ്റാത്തവര്

പേടീന്ന് പറയുമ്പോ അവര് first time ആയിട്ട് കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളാണ്. നമുക്ക് എന്തായാലും പേടിയുണ്ടാവും. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാനിന്നു പറയാന്‍ പോകുന്നത് football ഇലെ തന്നെ എക്കാലത്തെയും മികച്ച foot ~ കളിക്കാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കുറിച്ചാണ്. അദ്ദേഹം ഒരു പോർച്ചുഗീസ് footballer ആണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ദോസ് സാന്‍റോസ് അവേരിയോ എന്നാണ് അദ്ദേഹത്തിന്‍റെ official ആയ full name എന്ന് പറയുന്നത്. നിലവിൽ പോർച്ചുഗൽ ദേശീയ team ന് വേണ്ടിയും, ആൽ അൽ നാസറിന് വേണ്ടിയും ആണ് അദ്ദേഹം ഇപ്പോള്‍ കളിച്ചു വരുന്നത്. ലോകത്തിലെ എക്കാലത്തെയും മികച്ച football കളിക്കാരിൽ ഒരാള്‍ തന്നെയാണ് അദ്ദേഹം എന്ന് തന്നെയാണ് കണക്കാക്കുന്നതും അദ്ദേഹം CD നാസിയൊനലൊ team ലെ റൊണാൾഡോ തന്‍റെ career ആരംഭിച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇദ്ദേഹം രണ്ട് season കള്‍ക്ക് ശേഷം sporting team ഇലേക്ക് മാറി. റൊണാൾഡോയുടെ മികച്ച കഴിവുകൾ ശ്രദ്ധിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്‍റെ manager ക്ക് അലക്സ് ഫെർഗുസൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നേ ഇരുപത്തിമൂന്നില്‍ പതിനെട്ട് വയസുള്ള റൊണാൾഡോയുമായി പന്ത്രണ്ടേ point രണ്ടു ലക്ഷം euro ക~ euro കരാറില്‍ ഏര്‍പ്പെട്ടു. ആ season ഇൽ റൊണാൾഡോ തന്‍റെ ആദ്യ club നേട്ടമായ AFAcup നേടി. രണ്ടായിരത്തി നാലില്‍ UFAeuro cup ഇല്‍ ഇദ്ദേഹമുൾപ്പെട്ട പോർച്ചുഗൽ team രണ്ടാം സ്ഥാനം നേടി. രണ്ടായിരത്തി എട്ടില്‍ റൊണാൾ‍ഡോ തന്‍റെ ആദ്യ UFAchampions league നേടി. കലാശക്കളിയിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹത്തെയായിരുന്നു. അതേ വർഷം റൊണാൾഡോ FIFA world player of the year ആയും FIFPro World Player of the Year ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടെ നാല്പത് വർഷത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നുമുള്ള ആദ്യ balloon d'or ജേതാവുമായി. രണ്ടായിരത്തി എട്ടില്‍ season ഇല്‍ റൊണാൾഡോയുടെ മികച്ച പ്രകടനത്തിനു ശേഷം ഇതിഹാസ നെതർലൻഡ് താരം ജോഹാൻ ക്രൈഫ് റൊണാൾഡോവിന് ജോർജ് ബെസ്റ്റിനും, ദെൻ~ദെന്നിസ് ലോവിനും മുകളിൽ സ്ഥാനം കൊടുത്തു. രണ്ടായിരത്തി പതിമൂന്ന് വർഷം balloon D'or പുരസ്കാരം കൂടി നേടിയതോടെ football ചരിത്രത്തിലെ താരങ്ങളിൽ ഒരാളായി. രണ്ടായിരത്തി പതിനഞ്ച്-രണ്ടായിരത്തി പതിനാറ് season ഇല്‍ റൊണാൾഡോയുടെ കറിയ~ career ഇലെ ഏറ്റവും മികച്ച season ആയി കണക്കാക്കപ്പെടുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വിപണനപരവും പ്രശസ്തവുമായ കായികതാരങ്ങളിലൊരാളായ റൊണാൾഡോ രണ്ടായിരത്തി പതിനാറിലും, രണ്ടായിരത്തി പതിനേഴിലും ഫോബ്‌സ് ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന athlete ആയും, രണ്ടായിരത്തി പതിനാറ് മുതല്‍ രണ്ടായിരത്തി പത്തൊന്‍പത് വരെ ESPN ലോകത്തെ ഏറ്റവും പ്രശസ്തമായ athlete ആയും തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം ഏറ്റവും കൂടുതൽ നൂറ് പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. രണ്ടായിരത്തി പതിനാലില്‍ ലോകത്തെ സ്വാധീനിച്ച ആളുകള്‍ അവരുടെ career ഇല്‍ ഒരു billion dollar സമ്പാദിച്ച ആദ്യത്തെ football കളിക്കാരനും, മൂന്നാമത്തെ കായികതാരവുമായിട്ടാണ് റൊണാൾഡോയെ കണക്കാക്കപ്പെടുന്നത്. ഇനി ഞാന്‍ പറയാന്‍ പോകുന്നത് അദ്ദേഹത്തിന്‍റെ ജനനത്തെയും, ജനനവും, കുടുംബത്തെയും കുറിച്ചാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജനിക്കുന്നതിനു മുൻപ് അദ്ദേഹത്തിന്റെ കുടുംബം കൊടും ദാരിദ്ര്യത്തിലായിരുന്നു.

ഗർഭാവസ്ഥയിലുള്ള റോണോയെ ചൂടുള്ള Beer കുടിച്ച് ഇല്ലാതാക്കാൻ പലതവണ ശ്രമിച്ചു. പ്രതിസന്ധി കളെയെല്ലാം മറികടന്ന് കുഞ്ഞു റോണോ ജനിച്ചു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ദോസ് സാന്‍റോസ് അവാരിയോ february അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിന് പോര്‍ച്ചുഗയില്‍ പോര്‍ച്ചുഗലിലെ മദീറയിൽ ഫുൻ‌ചാലിലാണ് ജനിച്ചത്. അച്ഛൻ ജോസേ ഡീനിസ് അവീറോ, അമ്മ മറിയ ഡൊളോറസ് ഡോസ് മാന്‍റോസ് അവീറോ, തന്‍റെ പ്രിയപ്പെട്ട നടനും അന്നത്തെ അമേരിക്കൻ president ഉമായ റൊണാൾഡ് റീഗന്‍റെ പേരാണ് അച്ഛൻ തന്‍റെ ഇളയ മകന് ഇട്ടത്. റൊണാൾഡോവിന് ഹ്യൂഗോ എന്ന ഒരു ജ്യേഷ്ഠനും, എൽമ, ലിലിയാനാ കാഷിയ എന്ന രണ്ടു ജ്യേഷ്ഠത്തിമാരും ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്‍റെ club career ഇനെ കുറിച്ചാണ് പറയാന്‍ പോകുന്നത്. അദ്ദേഹത്തിന്‍റെ club career ഇലെ തുടക്കം റൊണാ~ തുടക്കം എന്ന് പറയുന്നത് റൊണാൾഡോ വളർന്നു വന്നത് പോർച്ചുഗീസ് club ആയ ബെൻഫീക്ക പ്രേമിയായിട്ടാണ്. എട്ടാം വയസ്സിൽ ameture team ആയ ആൻഡോറീന്യക്ക് വേണ്ടി കളിച്ചു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില്‍ നാസിയോണാലിൽ ചേർന്നു. അവിടെ cup ജയിച്ചതിനെ തുടർന്ന് support ഇങ്ങിലേക്ക് മൂന്ന് ദിവസത്തേക്ക് പോയ റോണാൾഡോക്ക് അവർ കരാറ് കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. SupportingCP റൊണാൾഡോ supporting ഇങ്ങിലെ മറ്റ് യുവ താരങ്ങളോടൊപ്പം sporting ഇന്‍റെ youth academy യായ ആൽകൊചെറ്റിൽ പരിശീലനം തുടങ്ങി. sporting ങ്ങിലെ under sixteen under seventeen, under eighteen, B team പിന്നെ first team എന്നിവയിൽ ഒരേ season ഇല്‍ കളിച്ച ഒരേ ഒരു കളിക്കാരനാണ് റൊണാൾഡോ. sporting ഇന് വേണ്ടിയുള്ള തന്‍റെ ആദ്യ കളിയില്‍ രണ്ട് Goal കൾ നേടി റൊണാൾഡോ ശ്രദ്ധേയ ശ്രദ്ധേയമാക്കപ്പെട്ടു. പതിനഞ്ചാം വയസ്സിൽ racing heart എന്ന സ്ഥിതി പിടിപെട്ട റൊണാൾഡോവിനെ അമ്മയുടെ അനുമതിയോടെ sporting അധികൃതർ ആശുപത്രിയിൽ ചേർത്തു. അവിടെ laser ഉപയോഗിച്ച് operation നടത്തിയതിനു കുറച്ച് ദിവസങ്ങള്‍ക്കുള്ളില്‍ റോണോ പരിശീലനം വീണ്ടും തുടങ്ങി. റൊണാൾഡോയുടെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞത് അന്നത്തെ ലിവർപൂൾ manager ആയിരുന്ന ജെറാർഡ് ഹൂളിയർ ആയിരുന്നു. പക്ഷേ ലിവർപൂൾ അന്ന് റൊണാൾഡോയെ തങ്ങളുടെ Team ൽ ചേർത്തില്ല. റൊണാൾഡോക്ക് തീരേ ചെറുപ്പമാണെന്നും കഴിവ് വളർത്തിയെടുക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്നുമായിരുന്നു അവർ കാരണം പറഞ്ഞത്. പക്ഷേ രണ്ടായിരത്തി മൂന്നില്‍ എസ്റ്റാഡിയോ ജോസേ അല്വദാബ എന്ന ലിസ്ബണിലെ കളിക്കളത്തിന്‍റെ ഉദ്ഘാടന മത്സരത്തിൽ sporting മാഞ്ചെസ്റ്റർ യുണൈറ്റഡിനെ തോല്പിച്ചപ്പോൾ റൊണാൾഡോയുടെ കഴിവ് കണ്ട മാഞ്ചെസ്റ്റർ താരങ്ങൾ തങ്ങളുടെ manager ആയ സർ അലക്സ് ഫെർഗ്ഗുസ്സന്‍റെ ശ്രദ്ധ റോണോവിലേക്ക് തിരിച്ചുവിട്ടു. ഇനി അദ്ദേഹം മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് രണ്ടായിരത്തി മൂന്ന് മുതല്‍ രണ്ടായിരത്തി അഞ്ചു വരെ കളിച്ച കളികളെ കുറിച്ചാണ് പറയാന്‍ പോകുന്നത്. രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് season ഇന് ശേഷം റൊണാൾഡോ പന്ത്രണ്ട് point രണ്ട് നാല് million എന്ന തുകക്ക് മാഞ്ചെസ്റ്റർ യുണൈറ്റഡുമായി കരാറിൽ ഒപ്പ് വെച്ചു. ഇതോടെ മാഞ്ചെസ്റ്ററിൽ വരുന്ന ആദ്യത്തെ പോർച്ചുഗീസ് താരമായി റൊണാൾഡൊ എന്ന് അറിയപ്പെട്ടു. ചുവന്ന ചെകുത്താനായി മാറിയ ശേഷം റൊണാൾഡോ manager ഓട് jersey number ഇരുപത്തെട്ട് ആവശ്യപ്പെട്ടു. റൊണാൾഡോ sporting ഇല്‍ കളിച്ചത് ഈ number ഇലായിരുന്നു. ഇതിനു കാരണം jersey number ഏഴ് അണിയുന്ന കളിക്കാരന്‍റെ മേൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ച് യുണൈറ്റഡിൽ. ഇതിഹാസ താരങ്ങളായ ജോർജ് ബെസ്റ്റ്, ബ്രയാൻ റോബ്സൺ, എറിക് കന്‍റാണോ, ഡേവിഡ് ബെക്കാം, തുടങ്ങിയ യുണൈറ്റഡിന്‍റെ number Seven കളിക്കാരുടെ പ്രകടനങ്ങൾ കണ്ട് ശീലിച്ച ആരാധകർ കടുത്ത കളിക്കാരനിൽ നിന്നും അതേ നിലവാരത്തിലുള്ള പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. റൊണാൾഡോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാഞ്ചെസ്റ്ററിൽ ചേർന്ന ശേഷം manager എന്നോട് ചോദിച്ചു, എനിക്ക് ഏത് jersey number വേണമെന്ന്. ഞാൻ ഇരുപത്തിയെട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ, അദ്ദേഹം പറഞ്ഞു, ‘അല്ല, നീ ഏഴാം number തന്നെ അണിയും'. ആ പ്രശസ്ത jersey എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി. പ്രതീക്ഷകളിലേക്കുയരാൻ അതെന്നെ നിർബ്ബന്ധിച്ചു. റൊണാൾഡോ യുണൈറ്റഡിനു വേണ്ടി ആദ്യമായി കളിക്കളത്തില്‍ ഇറങ്ങിയത് ബോൾട്ടൺ വാൻഡറേഴ്സിനെതിരെ നാലേ പൂജ്യത്തിന് യുണൈറ്റഡ് ജയിച്ച കളിയിൽ ആയിരുന്നു. അറുപതാം minute പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. യുണൈറ്റഡിലെ തന്‍റെ ആദ്യ goal നേടിയത് പോര്‍ട്ട്‌സ്മൌത്തിനെതിരെ ഒരു free kick ഇലൂടെയാണ്. ആ കളി യുണൈറ്റഡ് മൂന്നേ പൂജ്യത്തിന് ജയിച്ചിരുന്നു. റൊണാൾഡോ തന്നെയാണ് ചുവന്ന ചെകുത്താന്മാരുടെ ആയിരം ആയിരാമത്തെ goal നേടിയതും, രണ്ടായിരത്തി അഞ്ച് october ഇരുപത്തിയൊമ്പതാം തീയതി തോറ്റ കളിയിൽ ആ season ഇല്‍ റൊണാൾഡോ ആകെ മൊത്തം പത്ത് goal ഉകള്‍ നേടിയിരുന്നു. രണ്ടായിരത്തി അഞ്ചില്‍ ആരാധകർ റൊണാൾഡോവിനെ FIFPro Special Player of the Year ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടായിരത്തി ആറ് - രണ്ടായിരത്തി എഴില്‍ അദ്ദേഹത്തിന്‍റെ കളിയാണ്‌ പറയാന്‍ പോകുന്നത്. രണ്ടായിരത്തി ആറ് November, December മാസങ്ങളില്‍ തുടർച്ചയായി രണ്ട് തവണ റൊണാൾഡോ Barclays Player of the Month ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കളികളിൽ നിന്നും ഏഴ് goal ഉകള്‍ നേടിയാണ് റൊണാൾഡോ ഈ ബഹുമതികൾക്ക് അർഹനായത്. English Premier League ഇന്‍റെ ചരിത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായി രണ്ട് തവണ ഈ ബഹുമതി നേടുന്ന മൂന്നാമത്തെ കളിക്കാരനായാണ്‌ റൊണാൾഡോ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡെന്നിസ് ബെർകാം‌പ്, റോബി ഫൌളർ എന്നീ കളിക്കാരാണ് റൊണാൾഡോവിന് മുമ്പ് ഈ നേട്ടം കൈവരിച്ച കളിക്കാർ. മാഞ്ചെസ്റ്റർ സിറ്റിക്കെതിരെ റൊണാൾഡോ യുണൈറ്റഡിലെ തന്‍റെ അമ്പതാമത്തെ goal നേടി. അതേ season ഇല്‍ തന്നെ യുണൈറ്റഡ് നാലു വർഷങ്ങൾക്കു ശേഷം തങ്ങളുടെ ആദ്യത്തെ Premiership കിരീടവും നേടി. തുടർച്ചയായ രണ്ടാം തവണയും റൊണാൾഡോ FIFPro Special of the Year ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. March രണ്ടായിരത്തി എഴില്‍ Spanish club ആയ Real Madrid റൊണാൾഡോവിനെ സാന്‍റിയാഗോ ബെർണബാവോയിലേക്ക് കളിക്കളത്തിലേക്ക് കൊണ്ടുപോകാൻ എണ്‍പത് million വരെ കൊടുക്കാൻ തയ്യാറാണെന്ന വാർത്ത പരന്നു. അതോടെ പക്ഷേ, റൊണാൾഡോ യുണൈറ്റഡുമായി അഞ്ച് വർഷത്തെ കരാർ ഒപ്പു വെച്ചു - ആഴ്ച്ചയിൽ ഒരുലക്ഷത്തി ഇരുപതിനായിരം എന്ന ശമ്പള തുകക്ക്. മാഞ്ചെസ്റ്റർ യുണൈറ്റഡിന്‍റെ ചരിത്രത്തിൽ ഒരു കളിക്കാരനായി ലഭിച്ച ഏറ്റവും കൂടുതൽ ശമ്പളമാണിത്. അങ്ങനെയും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി അദ്ദേഹം രണ്ടായിരത്തി ഏഴ്- രണ്ടായിരത്തി എട്ടില്‍ തൻ്റെ career ഇലാദ്യമായി UEFA Champions League കിരീടം നേടിയ season ആണിത്. മോസ്കോവിൽ വെച്ച് നടന്ന final ഇല്‍ ചെൽസിക്കെതിരെ goal നേടാനും ക്രിസ്റ്റ്യാനോയ്ക്കായിരുന്നു. ഇങ്ങനെ ഒരു പാട് കളികളെ കുറിച്ച് അദ്ദേഹം ഒരു പാട് ഇന്നി കളികള്‍ കളിച്ചിട്ടുണ്ട്. ഒരു ഇതിഹാസമായിട്ടാണ് നമ്മള്‍ ഇപ്പോഴും Football പ്രേമികള്‍ അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഇനിയും ഒരു പാട് പറയാനുണ്ട്‌. ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനെന്‍റെ വാക്കുകള്‍ നിര്‍ത്തുന്നു. നന്ദി, നമസ്കാരം.

ആ എന്താണ് പരിപാടി എന്താ ഒന്നുല്ല വെറുതെ ഇരിക്ക്യാണ് എന്തൊക്കെയാ അവിടുത്തെ പരിപാടികള് എന്താ അവിടെ ഏർ ഉച്ചക്ക് ചോറയിച്ചോ ഇജ് ഇല്ലാ ചോറ് കഴിച്ചിട്ടില്ല നോമ്പൊക്കെ അല്ലെ അതെ നോമ്പാണല്ലോല്ലേ നോമ്പൊക്കെ ഇണ്ടല്ലേ നിങ്ങക്ക്

ആ തീർച്ചയായും നമ്മുക്കും നോമ്പൊക്കെ ഇണ്ട് നിങ്ങളെ പോലെ അല്ലലോ നമുക്ക് നോമ്പൊക്കെ നോൽക്കണല്ലോ നിങ്ങക്ക് പിന്നെ അതിന്റെ ആവശ്യോന്നില്ലല്ലോ

പിന്നേ നമുക്ക് എന്നാ ഇന്ന് food ന്റെ കാര്യങ്ങളെ കുറിച്ച് തന്നെ സംസാരിക്കാ എന്താ എന്താ അഭിപ്രായം ആ അതന്നെ പറയ് നോക്കട്ടെ എന്ന first തന്നെ ചോദിക്കുന്ന ചോദ്യം എന്തവെച്ചു കഴിഞ്ഞ നിങ്ങള് ഏറ്റവും ഇഷ്ടപ്പെട്ട food ഉ നിങ്ങക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു food ഉം ഒന്ന് വിവരിച്ചാണെ അയിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള food ന്ന് പറഞ്ഞാ ബിരിയാണി ആണ് പക്ഷെ ഇണ്ടാക്കാൻ എനിക്കറീലാട്ടോ

പതിനേഴ് വയസ്സായി അപ്പൊ നാളെ മറ്റന്നാ നിങ്ങളെ വിവാഹം കഴിച്ച് വിടുമ്പോ പിന്നെ വരുന്ന ബുദ്ധിമുട്ട് ഏതൊക്കെയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച്

ക്ഷേ അത് അപ്പാക്കേക്കിനെ മാറ്റി വെക്കുന്നതിന് മുമ്പ് നിങ്ങക്ക് അതൊക്കൊന്ന് പഠിച്ച്ന്ന് പഠിച്ച് പഠിക്കുന്നതിന് എന്താ കുഴപ്പം നിങ്ങള് ഉമ്മാടെ കൂടെ ഇരുന്ന് food പഠിക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇപ്പൊ

എന്റെ favorite food ന്ന് പറയുന്നത് നല്ല മന്തി alfaham piece ഉണ്ടെങ്കി ഒരു രക്ഷയില്ലാത്ത food ആണ് നല്ലോണങ്ങന അടിച്ച് നിന്ന് കഴിക്കാൻ കയ്യും അല്ലാ അത് നിങ്ങൾ cook ചെയ്യോ ഞാൻ cook ചെയ്യില്ല കാ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട് കഴിക്കും ആ അതന്നെയാണ് ഇവിടിതീം പ്രശ്നം ക്ഷേ അവിടത്തെ പ്രശ്നംന്ന് പറഞ്ഞാ നിങ്ങള് ഇ food ന്നൊക്കെ പറഞ്ഞാ നിങ്ങള് പിന്നെ അടുത്തത് നിങ്ങളെ marriage കഴിഞ്ഞ ശേഷം വരുന്ന ബുദ്ധിമുട്ട് നിങ്ങളതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അല്ല സ്ത്രീകൾക്ക് മാത്രം cooking ഇനൊന്നൊന്നില്ലല്ലോ തീർച്ചയായിട്ടും അങ്ങനെത്തന്നെയാണ് ഇപ്പോ ഇപ്പത്തെ നമ്മുടെ ഒരു സമൂഹത്തില് സംഭവിക്കാൻ പോകുന്ന കാര്യം അത്രയേ ഉള്ളൂ അപ്പോ ഇവടെ നമ്മള് നമ്മുടെ നാട്ടില് ആരാണ് ഈ ആണുങ്ങൾ food ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് താങ്കൾ ഞാൻ കണ്ടിട്ടില്ലാട്ടോ നമ്മൾ ഇവിടെ ഏതായാലും girls ഏ food വെക്കിണെ ഞാൻ കണ്ടിട്ടുള്ളു അപ്പോ അതുകൊണ്ടു തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടങ്ങനെ ഒരു food ന് ഇതുവരെ പഠിച്ചില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട food ന്നൊക്കെ പറയുന്ന ഏർ കേക്കുമ്പോക്കൊരു നിങ്ങൾക് അതൊക്കെ ഇണ്ടാക്കാൻ അറിയണം എന്തു കൊണ്ട് നിങ്ങൾക്കാ food ഇണ്ടാക്കാൻ കഴിയുന്നില്ല